ഇവിടെ നിരവധി ഓയിൽ ഉണ്ട് ഈ ഓയിൽ ഉപയോഗിച്ച് വരുന്നത് വാഹനങ്ങളിലാണ്.

ഇത് ഉപയോഗിച്ച് വരുന്നവർ സംഗീത ആസ്വാദന പ്രീയകരാണ് .

വിവിധതരമായ ഡ്രസ്സുകൾ തന്നെ ഷോപ്പിന്റെ സൈഡിൽ ആയി കാണാം.

എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഇതൊരു സ്കൂളാണ് ഇവിടെ കല്ല് കൊണ്ടാണ് വെച്ചിരിക്കുന്നത് ചുമരുകൾ.

നിരവധി ആൾക്കാർ കുട്ടികൾ മുതിർന്നവർ അച്ഛനമ്മമാർ ഇവിടെ ഉണ്ട്.

മുന്തിരിങ്ങ മുന്തിരിങ്ങ വെള്ളത്തിലിട്ട് ചാലിച്ചാണ് കുടിക്കേണ്ടത്.

റ്റൂളുകൾ നല്ല സൈസുകളിൽ ലഭ്യമാണ് ഇവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടവും കാണുന്നുണ്ട് അതിൽ നറച്ചും ആൾക്കാർ ഇരുന്നിറ്റും കാണുന്നുണ്ട്.

ഷൂന്റെ ബോക്സിലാണ് എലികളെ വളർത്തുന്നത് എലികളെ പൂച്ച പിടിക്കും പൂച്ചയെ ആരും പിടിക്കും എന്ന് എനിക്ക് അറിയില്ല നല്ലതാണ്.

ഇതൊരു വലിയ സ്റ്റേജ് ആണ് സ്റ്റേജിൽ കുട്ടികൾ നൃത്തം ആടുന്നത് കാണാം എം_പി എന്നാണ് സ്റ്റേജിന്റെ പേര് കുട്ടികൾ എല്ലാവരും ശരീരത്തിന്റെ മോളിൽ കയറിയിരുന്നു നൃത്തം ആടുന്നത് കാണാം വിവി വിവിധമായ കളറുകളിലും--

പെമ്പിള്ളാരും ആമ്പിള്ളേരും ആണ് ഒപ്പരം നിന്നത് ഇവിടെ എല്ലാവരും അ ഒത്തൊരുമയായി ഇന്ത്യൻ പതാക വീശുന്നത് കാണാം.

പെയിന്റുകളിൽ നിന്നും നമുക്ക് ചുമരിന് അടിച്ചാൻ ആവശ്യമായ പെയിന്റുകൾ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്.

റോഡിൽ ജീവിക്കുന്നത് എല്ലാം വ്യത്യസ്തരമായി ഉള്ളത് നിരവധി സസ്സ്യജലാതക മൂലാതക്കളാണ് ഇവിടെ കണ്ടിരിക്കുന്നത്.

സായൂജ്യ കൂലിപ്പണിക്ക് പോയിട്ടാണ് കുടുംബം പോറ്റുന്നത് അതുകൊണ്ട് നമുക്ക് ഒന്നുമില്ല അതുകൊണ്ട് നമ്മൾ ഇതിൽ --

ഈ കസേരയിൽ കാണുന്നത് എല്ലാവർക്കും ഇരിക്കാൻ ഉള്ളതാണ് കസേരകൾ നിരവധിയുണ്ട് മരത്തിന്റെയും--

ഇവിടെ നിരവധി കഴുക്കോലുകൾ നിരത്തി നിരത്തി വെച്ചിട്ടുണ്ട് എന്തിനാണെന്ന് ആവോ--

ഇതൊരു മാർക്കറ്റാണ് ഇവിടെ കാണാനുള്ളത് നിരവധി ആയുധങ്ങളും ചവണകളും ഇവിടെ കാണുന്നുണ്ട്.

മനുഷ്യ ജീവിതത്തിന് ഏറ്റവും വിലപ്പെട്ടതാണ് അത് അനിവാര്യമാണ്.

ഇത് സിറ്റി ബെഡ് സെന്റർ ആണ് ഇവിടെ നമുക്ക് നിരവധി കാസർകോടിലെ മെയിൻ നമുക്ക് അറിയാവുന്ന ഏറ്റവും നല്ലൊരു കടയാണ്.

നല്ല രസമാണെങ്കിൽ നമുക്കാടിനെ ഫ്രൈയാക്കാം മന്തിയാക്കാം മെന്താക്കാം എല്ലാമാക്കാം അതുകൊണ്ട് നമ്മൾ ആടിനെ എന്തു ചെയ്യുന്നു മന്തിയാക്കുന്നു മന്തിയാക്കി കഴിക്കുന്നു.